KTurtleലെ സ്വാഭാവികമായ Errorsഎന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് സിന്റാക്സ് എറർസ് റണ് ടൈം എറർസ് ലോജിക്കൽ എറർസ് ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204 ഉം ക്ടർട്ടിൽ വെർഷൻ
081betaഉം നിങ്ങൾക്ക് ക്ടർട്ടിൽ ൽ അടിസ്ഥാന പ്രവർത്തി പരിചയം ഉണ്ടല്ലോ
ഇല്ലെങ്കിൽ അതിനുള്ള ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്താണ് ഒരു എറർ160
തെറ്റും അപ്രതീക്ഷിതവുമായ ഭലങ്ങൾക്ക് കാരണമായ പ്രോഗ്രാമിലെ തെറ്റുകൾ ആണ് എറർസ് പല തരത്തിലുള്ള എറർസ് വിശദികരിക്കാം ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിലെ വ്യാകരണ സംബന്ധമായ നിയമങ്ങളുടെ ലംഘനമാണ് സിന്റാക്സ് എറർ
ഒരു പ്രോഗ്രാമിന്റെ കമ്പൈലേഷൻ സിന്റാക്സ് എറർ മൂലം പരാജയപ്പെടുന്നു
സിന്റാക്സ് errorകണ്ടു പിടിച്ച് തിരുത്താൻ എളുപ്പമാണ് ഉദാഹരണം ആയി പൊരുത്തമില്ലാത്ത പരന്തീസസ് squarecurly ബ്രേസസ് നിർവചിക്കപെടാത്ത വേരിയബിൾസിന്റെ ഉപയോഗം സ്ട്രിംഗ് ന് ക്യൂട്ടീസ് നല്കാത്തത് ഒരു പുതിയ ക്ടർട്ടിൽ ആപ്ലിക്കേഷൻ തുറക്കാം ഡാഷ് homeക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ KTurtleടൈപ്പ് ചെയ്യുക KTurtleഐക്കൺ ക്ലിക്ക് ചെയ്യുക

ഇവിടെ തെറ്റ് നാലാമത്തെ വരിയിലാണ്
ഇതാണ് സിന്റാക്സ് എറർ
ഇത് സംഭവിച്ചത് വേരിയബിൾ a നിർവചിക്കപെടാത്തതിനാലാണ്
അതിനാൽ രണ്ടാമത്തെ വരിയിൽ നിന്നും കമന്റ് നീക്കം ചെയ്യുന്നു
ഞാൻ textഎഡിറ്ററിൽ നിന്ന് ഈ പ്രോഗ്രാം കോപ്പി ചെയ്ത് KTurtleന്റെ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു

പ്രോഗ്രാമിലേക്ക് തിരിച്ച് പോയി അടയാളം കൊടുക്കുക textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
പ്രോഗ്രാം റൺ ചെയ്യാനായി റണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോണളവ് 45 കൊടുത്ത്ok ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം തെറ്റില്ലാതെ റൺ ചെയ്യുന്നു സ്ട്രിംഗ് ന്റെ ഒരു ക്യൂട്ടീസ് നീക്കം ചെയ്യാം
textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
പ്രോഗ്രാം റൺ ചെയ്യാനായി runബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ എറർ compilerകാണിക്കുന്നു ടെക്സ്റ്റ് സ്ട്രിംഗ് വാസ് നോട്ട് പ്രോപ്പർലി ക്ലോസ്ഡ് എക്സ്പെക്ടഡ് a ഡബിൾ ക്യൂട്ട് ടോ ക്ലോസ് തെ സ്ട്രിംഗ്
ഇവിടെ തെറ്റ് രണ്ടാമത്തെ വരിയിലാണ് രണ്ടാമത്തെ വരിയിലേക്ക് പോയി ക്യൂട്ടീസ് നല്കുന്നു
textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
പ്രോഗ്രാം റൺ ചെയ്യാനായി runബട്ടൺ ക്ലിക്ക് ചെയ്യുക കോണളവ് 45 കൊടുത്ത്ok ക്ലിക്ക് ചെയ്യുക തെറ്റില്ലാതെ പ്രോഗ്രാം റൺ ചെയ്യുന്നു ഇത് പോലെ തെറ്റുള്ള വരി കണ്ടെത്തുകയും അവ തിരുത്തുകയും ചെയ്യാം റണ് ടൈം എറർസ് നെ പറ്റി പഠിക്കാം റണ് ടൈം എറർ ഒരു പ്രോഗ്രാമിന്റെ executionസമയത്ത് സംഭവിക്കുന്നു
ഇത് പ്രോഗ്രാമിനെ റൺ ചെയ്യുമ്പോൾ crashചെയ്യുന്നു പലപ്പോഴും തെറ്റായ യൂസർ inputമൂലമാണ് റണ്ടൈം എറർ സംഭവിക്കുന്നത് ഈ തെറ്റ് കണ്ടുപിടിക്കാൻ complierന് കഴിയില്ല ഉദാഹരണമായി പൂജ്യം അടങ്ങിയ വേരിയബിൾ കൊണ്ട് ഹരിക്കുക അവസാനിപ്പിക്കാനുള്ള നിർദേശമോ അല്ലെങ്കിൽ വേരിയബിളിന്റെ മൂല്യം വർദ്ധിപ്പിക്കാതെയോ ലൂപ്പ് റൺ ചെയ്യുക നിലവിലുള്ള പ്രോഗ്രാം എഡിറ്ററിൽ നിന്ന് നീക്കം ചെയ്യാം clearകമാൻഡ് റണ് ചെയ്ത് ക്യാൻവാസ് വൃത്തിയാക്കുക ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു പ്രോഗ്രാം കാണാം ഈ പ്രോഗ്രാം രണ്ടു അക്കങ്ങളെ ഹരിക്കുന്നു a ഹരിക്കേണ്ടത് rഹാരകം
textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ ക്ടർട്ടിൽ എഡിറ്ററിൽ കോപ്പി ചെയ്യുക പ്രോഗ്രാം ടൈപ്പ് ചെയ്ത ശേഷം ട്യൂട്ടോറിയൽ തുടരുക പ്രോഗ്രാം റൺ ചെയ്യാനായി Runബട്ടൺ ക്ലിക്ക് ചെയ്യുക aക്ക് 5 കൊടുത്ത് ok ക്ലിക്ക് ചെയ്യുക rന് 0 കൊടുത്ത് ok ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു റണ്ടൈം എറർ കിട്ടുന്നു യൂ ട്രൈഡ് ടോ ഡിവൈഡ് ബി സീറോ ഈ തെറ്റ് നാലാമത്തെ വരിയിലാണ് ഒരു അക്കത്തെ പൂജ്യം കൊണ്ട് ഹരിക്കാൻ കഴിയാത്തതിനാലാണ് ഇത് സംഭവിച്ചത്
വീണ്ടും റൺ ചെയ്യാം a ക്ക് 5കൊടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക rന് 2കൊടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം തെറ്റില്ലാതെ റൺ ചെയ്യുന്നു നിലവിലുള്ള പ്രോഗ്രാം KTurtleഎഡിറ്ററിൽ നിന്ന് നീക്കം ചെയ്യാം ക്യാൻവാസ് വൃത്തിയാക്കാനായി clearകമാൻഡ് ടൈപ്പ് ചെയ്ത് റണ് ചെയ്യുക അടുത്തതായി ലോജിക്കൽ errorsനെ പറ്റി പഠിക്കാം തെറ്റായതും അപ്രതീക്ഷിതവുമായ ഭലത്തിന് കാരണമായ പ്രോഗ്രാമിലെ സോർസ് കോഡ് ലെ തെറ്റാണ് ലോജിക്കൽ എറർ
ഉദാഹരണമായി തെറ്റായ വേരിയബിളിൽ ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത്
സങ്കലനത്തിന് പകരം രണ്ട് അക്കങ്ങൾ ഗുണിക്കുന്നത് ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു പ്രോഗ്രാം കാണാം textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ വയ്ക്കുന്നു ട്യൂട്ടോറിയൽ ഇവിടെ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ KTurtleഎഡിറ്ററിൽ കോപ്പി ചെയ്യുക പ്രോഗ്രാം ടൈപ്പ് ചെയ്ത ശേഷം ട്യൂട്ടോറിയൽ തുടരുക പ്രോഗ്രാം റൺ ചെയ്യാനായി റണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക pop അപ്പ് ഡയലോഗ് ബോക്സിൽ ഒക് ക്ലിക്ക് ചെയ്യുക ലൂപ്പ് അനന്തമായി നീളുന്നു
വൈൽ ലൂപ്പ് 31മുതൽ അക്കങ്ങൾ printചെയ്തു കൊണ്ടേയിരിക്കുന്നു ഇത് ഒരു ലോജിക്കൽ എറർ ആണ് ക്സ്20 നെക്കാൾ വലുത്
അതാണ് വൈൽ ലൂപ്പ് കണ്ടീഷൻ
പക്ഷെ വേരിയബിൾ xഎല്ലായിപ്പോഴും 20 നെക്കാൾ വലുതാണ് അതിനാൽ loopഅവസാനിക്കുന്നില്ല
ഇത് നിർത്താനായി അബോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക xx1 നെ xx 1എന്ന് മാറ്റാം എഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ വയ്ക്കുന്നു പ്രോഗ്രാം റൺ ചെയ്യാനായി runബട്ടൺ ക്ലിക്ക് ചെയ്യുക pop upഡയലോഗ് ബോക്സിൽ okകൊടുക്കുക 29മുതൽ 20വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്ത് ലൂപ്പ് അവസാനിക്കുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് പലതരത്തിലുള്ള എറർസ് നിർവചിക്കപെട്ടിട്ടില്ലാത്ത വേരിയബിളിന്റെ ഉപയോഗം സ്ട്രിംഗ് ന് ക്യൂട്ടീസ് നൽകാത്തത്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു